college ലു പ്പോ ന്താ പ്രത്യേകിച്ച് പറയാൻ അനക്ക് college ലി സമാജ് board ഒക്കെ ഇരിക്കും

പ്പോ സമാജത്തിലെ എല്ലാ സമാജത്തിലു ഇഷ്ടായിരിക്കും ഉം അതെ അവിടെ തെറ്റ് കണ്ടാ repeat നല്ല കിട്ടല് കിട്ടും

ആഹ്

വേറെ ഇഷ്ടായത് പിന്നെ നിസാമുനെ കണ്ടിട്ട് മറന്നു പോയി നിസാം ഓൻ്റെ book ൻ്റെ മുമ്പിലന്നെ ആണ് നിസാം വന്നിട്ടില്ല നോമ്പ് തുറക്ക് നോമ്പ് തുറക്ക് വന്നിട്ടില്ല

ഓന് എന്തോ ഓൻ ന്നോട് പറഞ്ഞത് ആഹ് ആള് എന്തോ അൽഫാം ഒക്കെ തിന്നുക്കുണു ഇനി ഇപ്പൊ ഇങ്ങളൊപ്പം ഇനിയും തിന്നും ന്നു പറഞ്ഞിട്ടുണ്ടാർന്ന്

ആഹ് അയില് പിന്നെ വിളിച്ചു എനിക്ക് ആഹ് എന്താ ഓന് എന്താ video call എടുത്തു എന്നിട്ട് ഓൻ വർത്താനം പറഞ്ഞു ഓൻ അനിക്ക് കാണിച്ചു കൊടുക്ക്ന്നിണ്ടു അയിന് ഉസ്താദ് പറഞ്ഞു നിസാമു പഠിച്ചിട്ട് ഒന്നും ഒന്നും ഇതുവരെ ആരും എവിടെയും എത്തീട്ടില്ല പറഞ്ഞു ഉസ്തായെപ്പളും അത് പറയും ഭയങ്കര ഏഹ്ഹ് ഉസ്താദിന് ഈ world വിവരം അറിയുന്നതാ ഇഷ്ടം ഉം ലോക വിവരോ world വിവരം ലോക വിവരം ഏഹ് ഇയ്യ്‌ english ഈ പറയണു world ന്നു പ്പോ എല്ലാർക്കും അറിയാം world cup ന്നൊക്കെ പറയുമ്പോ എല്ലാർക്കും അറിയുന്നതല്ലേ അങ്ങനെ പറഞ്ഞു ന്നേയുള്ളു എന്നിട്ടെന്താ college എല്ലാ ഉസ്താദ് മാരും strict ആക്കിയോ ഉം ഏഹ്ഹ് ആഹ് പിന്നെ സാവും കുറച്ചെക്കെ strict ആയി പറഞ്ഞു രണ്ടാള് വേറെ കൂടീട്ട്

നിയമങ്ങള് കൂടിയോ

ഉം എത്ര മണി വരെ time ഏതാ പ്പോ degree ക്കാർക്ക് ഞങ്ങക്കല്ല

ഉം ഏത് time ലു ഏത് time ലാ ഇവിടെ class നു ഞാൻ പണ്ട് phone കൊണ്ടോവും അധികം class നു പോവും അവര് പുറത്തു പോയിട്ടാ ആ പഠിച്ചലു degree ന്താ അധികം പുറത്തു വിട്ട ഒന്നൂല അധികം പഠിച്ചലും ഒന്നും ആഹ് class ഒന്നും ഉണ്ടാകില്ലേ college ലു അപ്പൊ ഒരു ൻ്റെ ഇണ്ടാവും ലു നമ്മ രാ college ലു വന്നപ്പോ ഉസ്താദുമാര് class ക്ക് വരും ഓല് പാഠം എടുത്തു കൊടുക്കലൊക്കെയാണ് ഏഹ്ഹ് degree ക്കാരോ

ആഹ് നീ ഇപ്പൊ Btechpass ആയില്ലേ

ഇതല്ലെപ്പാ ഓൽക്കും അതാണ് ഇതാണ് ന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊന്നും അനക്ക് അറീല തോറ്റ ആള്ക്കാ തോറ്റ് എന്താപ്പോ കാട്ടിക്കണ് ന്നു അറിയോ അതായത് നാല് വിഷയത്തിൽ തോറ്റുക്കുണ്

ഉം

ഏർ നല്ല വിഷയങ്ങളിലാ പൊട്ടിയത് ആഹ് ഈ നാല് വിഷയത്തിലും ഓൻ തോൽക്കു ചെയ്തിക്ക്ണു ബാക്കിയുള്ള വിഷയത്തിൽ ഓൻ ജയിക്കും ചെയ്തിക്ക്ണു

എന്നുട്ടെന്ത് ചെയ്തിക്കുണു ഈ ജയിച്ച mark ഒക്കെ ഇല്ലേ തോറ്റേയ്ക്ക് ഇട്ടുക്കുണു ജയിച്ച mark തോറ്റേയ്ക്ക് ഇട്ടുക്കു ആഹ് പ്പോ അറബിയില്

ആഹ് അതൊക്കെ തോറ്റേയ്ക്ക് ഇട്ടുക്കു അത് തോറ്റേയ്ക്ക് ഇട്ടുക്ക ആഹ് ആ വിഷയം ജയിപ്പിച്ചുക്കുണു അപ്പൊ അറബിയിൽ എത്രയാ കാണു mark ഉണ്ടാവുക

ഏർ അറബിയിൽ ജയിക്കാനുള്ള mark ഉണ്ടാകും അപ്പൊ മറ്റേ വിഷയത്തിൽ ജയിക്കാനുള്ള mark ഉണ്ടാവും അങ്ങനെ ആക്കിക്കണ് ആഹ് എന്നിട്ട് ഓൻ pass ആയി എല്ലാത്തിലും അനീസൊക്കെ വാരി വലിച്ചു എഴുതിട്ടാ അസീസ് ചെന്നപ്പോ മുപ്പത്തഞ്ചു mark അദീസിനു അറുപത്തഞ്ചു mark ആറ്റം ഉണ്ട് ഏർ മെഹാമില് എൺപത്തിമൂന്നു mark ഉം അപ്പൊ മെച്ചം ഉണ്ട്

അറുപത്തൊന്നു mark ഉള്ളു ഒന്നും ഇല്ല അത്യാവശ്യം mark ന്നെ ധാരാളം ഏർ

ട്ടെന്താ കോള് യിമ്മ യ്യ് പറയ് college ൽ എന്നിട്ട് എന്തൊക്കെയാ വേറെ മാറ്റങ്ങളൊക്കെ ആട എല്ലാം ഒക്കെ ആഹ് എന്താ ഇതൊക്കെ മാറ്റിക്കുണു അല്ലോ പുതിയ വഴി ഉണ്ടാക്കിക്കുണുഅല്ലോ അതുപോലെ അവിടെ എന്തൊക്കെ പ്രസംഗിച്ച തൊല്ലയൊക്കെ ഉണ്ടയിനല്ലോ പുറത്തു എന്നിട്ട് asembly വേറെ കൂടലൊക്കെ ഉണ്ടല്ലോ അതൊക്കെയെന്താ

ആഴ്ചയില് അത് ആഴ്ചയില് assembly ഒക്കെ ഉണ്ട്

എന്നിട് എന്തൊക്കെയാ പറയല് പുതിയപുതിയ നിയമങ്ങളോ അല്ല അധികം ഓതി പഠിച്ചാലും

അധികം ഓതി പഠിച്ചാലൊക്കെയാ പറയല് ഏർ ഉസ്താ വെല്യ ഉസ്താ കരം

വെല്യ ഉസ്താ കരം ആഹ് പറയല് ഉസ്താദ് അധികം പറയല് license ൻ്റെ കാര്യം

ഒരീസം ഹസ്സൻ്റെ അനിയൻ വന്നിക്കാ വണ്ടീ കൊണ്ട് ഏർ അനിയനോ ആഹ് അനിയൻ ഹസ്സനെ കൊണ്ട്രാൻ വന്ന്ക്കണേ

മദ്രസ school ന്നു teacher മാര് കൊണ്ട്വന്ന പോലെ അയിലുണ്ട് ഒരുത്തൻ കേട്ടിട്ട്

ആഹ് അവൻ്റെ അനുജന് work ലു കിട്ടും ഓനിക്ക് license ഇല്ല അതാണ് ഇതാണ് ദിങ്ങനെ പറഞ്ഞയക്കണോ കുട്ടികളെ ന്നു പറഞ്ഞു ഹസ്സൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഹസ്സന് നല്ല കേക്കല് കിട്ടും എന്നിട്ട് മുടിയൊക്കെ കുളിച്ച് ത്ര നല്ല ചൂടായി അത് കഴിഞ്ഞ on the spot ൽ ഒരു assembly ഉണ്ടായി വിഷയം അൽ ഏർ വിഷയം അൽ license

ആഹ് അല്ല അപ്പൊ പള്ളികൾ വിപുലീകരിച്ച എന്ന അതിനു അന്ന് കണ്ടു ഞാൻ പള്ളി വെല്യ ഉം പള്ളി അയിന് എന്താണ് paint അടിയൊന്നും കഴിഞ്ഞില്ല തേപ്പൊക്കെ കൊറേ ക്ഴിണ് തോന്നു ആഹ് അത് ഇപ്പൊ തേപ്പ് കയിഞ്ഞു

എടാ നാട അടീത്തെ നിലയില് അടിത്തെ floor മൊത്തം എഴുന്നൂറ് ആൾക്കാരെ പ്പെന്നെ അയില് കൊള്ളുന്നുണ്ട് അടില് ത്തെ നിലയില് ഏർ അപ്പോ പിന്നെ മേലെത്തെ നിലയൊക്കെ എന്തിനാ വെറുതെ ഉണ്ടാക്കി വെച്ചുണ്

പിന്നെ മേലെത്തെ നിലയൊക്കെ എന്തിനാ ഇത്ര ആൾക്കാരെ കൊള്ളുന്നുണ്ടെങ്കിൽ

പള്ളി ഉണ്ടാക്കിയപ്പോ അടിത്തെ നിലയില് മണ്ണിടണം ന്നു കരുതീന് എത്ര കോടിൻ്റെ ഇതാപ്പോ ഇത് പള്ളി കോടിയാ പറയുന്ന കേട്ട് പിന്നെ പള്ളി പൈസ കൊണ്ട് jcb ക്ക് ഉള്ള പൈസയൊക്കെ ഓല് എന്നെ എടുത്ത് ഇതിനും മാത്രം ഒക്കെ പള്ളിക്ക് പൈസ പിരിവ് കിട്ടിക്കുണൊ പിന്നെ പള്ളിപിരിവ് അല്ലെ പള്ളിപ്പിരിവ് ഓരോരുത്തര് ഓരോ ലക്ഷോ രണ്ടു ലക്ഷോ ഷെബീർ വന്നിട്ട് അമ്പത്തിമൂന്ന് ല അമ്പത്തിമൂന്നു ഉറുപ്പിയ ഉണ്ടാക്കിക്കുണ് അമ്പത്തിമൂന്ന് ലക്ഷമോ അമ്പത്തിമൂന്ന് ലക്ഷ ന്നു ആഹ് അമ്പത്തിമൂന്ന് ലക്ഷം ആഹ് ഇതില് കിട്ടില്ലേ നിങ്ങക്ക് ആ പള്ളിൻ്റെ ഉത്ഘടനാ പറയുന്ന കേട്ടെ അമ്പത്തിമൂന്ന് ലക്ഷം അല്ല അമ്പത്തി മൂവായിരം ഉറുപ്പിയ ആ തോന്നു

അമ്പത്തിമൂന്നു അറുപത്തിഅഞ്ചാ കൊടുത്തക്കുണ് എപ്പാണ് ന്നു അറിയോ ഏർ പടക്കം ല്ലേ college അയില് പെണ്ണുങ്ങള് സ്വർണം മലയൊക്കെ അങ്ങട് ഊരി കൊടുത്തിട്ടേ ആഹ് അതെന്നല് ഇമ്പിച്ചി കോയ തങ്ങള് വന്നപ്പോളും ആകിയിരുന്നല്ലോ ന്നാല് നമ്മളെ ആ fest ൻ്റെ അന്ന് നു ഹും fans കൂടുതലു പിന്നെ ദാനം ഉണ്ടായിരുന്നില്ലേ ദാനം

ദാനം അങ്ങനെ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ ആരിക്കൊക്കെ കിട്ടി ദാനം ഉം കരിമ്പനക്കൽ സെൻ നു കിട്ടി പിന്നെ അധികം ആൾക്കും കിട്ടി വിനീതിന് കിട്ടി നു കിട്ടി അങ്ങനെ കുറച്ചു ആൾക്കാർക്ക് കിട്ടി ഓലെ batch നു full കിട്ടി പിന്നെ മറ്റോ കിട്ടിയോ ഓല്ക്കു ഓല്ക്കു ആയിട്ടില്ലല്ലോ

ഉം അല്ലെ അല്ല പറഞ്ഞത് പറഞ്ഞത്

അലീമി വീതം college ലു college finish ആക്കിയോർക്ക് ഒക്കെ കിട്ടിക്കുന്നു finish ആക്കാത്തവർക്ക് ആരിക്കും കൊടുത്തിട്ടില്ല

മുയലൊക്കെക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇഫ്‌താറിന്‌ ഓനിക്ക് video എടുത്തില്ലേ ഉം അതാ ഉണ്ടായിരുന്നു

ഉം എൻ്റെടുത്തു വന്നു പെരും ചൂടാകലു ബിരിയാണി ഇല്ലെങ്ങി ഞാൻ വരില്ല ന്നു മേലത്തെ മാറി നിക്കണ ഓരിക്ക് വേറെ ആർക്കൊക്കെയാ വന്നുക്കുണ് ഹസ്സനോ

ഓരിക്ക് എന്തൊക്കെ ആഹ് പള്ളില് പരിപാടി എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടാ ഓൻ്റെ പെരക്കാര് വിടൂല അതു വിടൂല്ലല്ലോ പിന്നെ നിസാം നിസാം പിന്നെ പോരാനും പറ്റിയില്ല പിന്നെ ഞാനങ്ങനെ ഒറ്റക്കാ bus നു പോയി ന്ത് ഏർ cash ന കിട്ടിയേ ആരൊക്കെ ഉണ്ടായിനു

പ്പോ പത്ത് പതിനൊന്നു ന്നൽക്കാറ് പതിനൊന്നു ആൾക്കാർ ഉണ്ടായിന് ഞാന് നാസി

ഒരു കൊല്ലായി

എന്നിട്ട് ഞാൻ പറഞ്ഞു

ആഹ് ഓൻ അന്നൊട് പറഞ്ഞത് ചങ്ങായി seal അടിച്ചിട്ട് ചെറുക്കന്മാര് മൊത്തം college മൊത്തം അവിടെ തിന്നുവായിരുന്നു ഞൻ വരുന്ന ആൾക്കാരോടൊക്കെ പറയും ഇപ്പോളും മിണ്ടിട്ടില്ല പോണ സമയത്തു കണ്ണൊക്കെ നിറഞ്ഞിനു ഞാൻ മുണ്ടിയതും ഇല്ല എന്തിനു റമളാൻൻ്റെ leave ൻ്റെ അവസാനം അന്ന് ഇവര് ഒരടി അടിച്ചിന് എന്തിനു വെറുതെ നിന്നെ അടിച്ചോ ഞാൻ ചെന്ന് മുണ്ട് ചോദിച്ചു അതില് എനിക്ക് എൻ്റെ അടുത്ത് ഓൻ നല്ല അടി അടിച്ചിന് ഒടുക്ക് എടുത്തിനപ്പോ അടിയിലിട്ടിട്ട് എന്നെ തല്ലി അപ്പൊ ഞാൻ പിന്നെ mind ചെയ്തില്ല ഞാൻ വിട്ടുപോയി ഏർ മറ്റേ പാടിന് നടന്നോട്ടെ ഞാൻ ഇങ്ങനെ വിട്ടുപോയി പിന്നെ പരീക്ഷ hall ലു ഞാൻ ചെന്നു പിന്നിം അവൻ്റെ അടുത്ത് ഞാൻ ചെന്നു ജ്ജ് ജ്ജ് ഓനും അടുത്തടുത്തെനു പരീക്ഷക്ക് ൻ്റെ അപ്പർത്താണെ കിത്താബിനൊ hello hello

എന്റെ name സൈൻ ലാബിത് okay എവിടെന്നാ place എവിടെയാ?